ആഹ് ആഹ് ഗായത്രിയല്ലേ?

ആഹ് പറഞ്ഞോ എന്തുണ്ട് വിശേഷം?

ആഹ് കൊഴപ്പല്ല. ആഹ് ഏഹ് ഞാൻ കേട്ടായിരുന്നു. ആയുഷിന്റെ എന്തൊക്കെയോ പല ഇതീന്നെടുക്കുന്ന പ്രോഡക്ട്സ് ആണ് നല്ല എഫക്റ്റീവാണെന്നൊക്കെ.

ആഹ്, എന്താ ഇപ്പൊ സംശയം? അല്ലാ എന്തൊക്കെ പ്രോഡക്റ്റ്സ് എന്തോക്കീന്ന് അതാ എടുക്കുന്നത്?

ഓഹ് അത് വന്നിട്ട് ഏഹ് ഹോമിയോ മരുന്നുകള് വന്നിട്ട് ഏഹ് ആദ്യമായിട്ട് പ്ലാന്റ്സിൽ നിന്നാണ് കൂടുതലും എടുക്കുന്നത്. ഏഹ്.

പിന്നെ നമ്മള് ഫാർമസി പഠിച്ചപ്പഴത്തേക്കും ഏഹ് ഇതുണ്ടല്ലോ നമ്മള് ഇത് ഇതൊക്കെയെടുത്തിട്ടുണ്ട് നമ്മളെ റെക്കോർഡ് വർക്കിന് വേണ്ടീട്ട്. ഈ പ്ലാന്റ്സിൽ നിന്നൊക്കെ എടുക്കുന്നതാണെന്ന് ഉള്ള ഒരിത് വരുത്താൻ വേണ്ടീട്ട് അതറിയാവുന്നത് കൊണ്ട് സാർമ്മാര് പറഞ്ഞിട്ടുണ്ട് പ്ലാന്റ്സൊക്കെ കളക്റ്റ് ചെയ്യണം മെഡിസിനൽ ഹെർബ്കള് കളക്റ്റ് ചെയ്ത് നമ്മളിങ്ങനെ റെക്കോർടാക്കി കൊണ്ട് പോയി കാണിക്കണം. അതായത് ഏതിൽ നിന്നൊക്കെയാണ് ഏതൊക്കെ മരുന്നുകളാണ് എടുക്കുന്നത് എന്നുള്ളത് എഴുതി റെക്കോർഡ് ആയിട്ട് ചെയ്ത് ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞു ഉം.

ഇതിനെ കൊണ്ട് പോയി മുക്കി വെക്കും. എന്ന് വെച്ചാ ഒരുപാട് ദിവസം അത് അത്പോലെ തന്നെ വെച്ചിരിക്കും. മ്മ്. അപ്പൊ അതിൽ നിന്നും ധാരാളം എന്തെയ്യും അതിന്റെ എസെൻസ് അപ്പൊ ഈ ആൽക്കഹോളിലോട്ട് വരും. ഉം.

ആഹ് എന്നിട്ട് ആ എസെൻസ് അങ്ങനെ നല്ല രീതിയില് എസെൻസ് മാത്രമാവും ഒരു നോട്ട്‌ ക്ലിയർ മുപ്പത് ദിവസൊക്കെ വെച്ചിരിക്കുമെന്ന് വെച്ചോ. ഒരു ഞാനൊരു എക്സാമ്പിളാണ് പറയുന്നത്. എന്നിട്ട് ആ എസെൻസിൽ നിന്ന് പിന്നെ നമ്മള് ഓരോ ഡ്രോപ്പും എടുത്ത് എടുത്താണ് നമ്മള് മരുന്നുകൾ മെഡിസിൻസ് ഉണ്ടാക്കുന്നത്.

ആഹ് തുളസീന്ന് എടുക്കുന്ന മെയിൻ ആയിട്ടുള്ള മെഡിസിന്റെ പേരാണ് ഓസിമം സാന്റോ എന്ന് പറയുന്നത്.

ആഹ് അതേ പോലെ തന്നെ സർപ്പഗന്തി ഏഹ് അത് വന്നിട്ട് റെവോസിയാ സർപ്പന്റൈൻ എന്ന് പറയും അത് ബി പ്പിക്കൊക്കെ കൊടുക്കുന്ന ഒരു വല്യൊരു നല്ലൊരു മരുന്നാണ്. എല്ലാ ചെടികൾക്കും വേര് തന്നെയാണോ യൂസ് ചെയ്യാറ്?

ഉം ഉം ഉം. അപ്പം നമ്മളുടെ ആവശ്യം ഉള്ളതനുസരിച്ചാണ്. ആഹ് ഇതിൽ നിന്നെല്ലാം ഹാനിമാന്‍ ഇതില്‍ നിന്ന് ഓരോ വീതം മരുന്നുകള് കണ്ട് പിടിച്ചു പിന്നെ പിന്നെ വന്ന ആൾക്ക് ശിഷ്യമ്മാരിങ്ങനെ കാണുന്ന ഒരു അവർക്ക് തോന്നുന്നതിൽ നിന്നെല്ലാം മരുന്നുകൾ എടുത്തു. എന്നിട്ടത് ഇത് നമ്മക്ക് എന്തിന് പറയുന്നെ മണ്ണിൽ നിന്ന് വരെ മെഡിസിനുണ്ട്. നമ്മടെ ഏഹ് അതിന് ഫിലീഷ്യ എന്നാണ് പറയുന്നത്. ഉം.

എന്ന് വെച്ചാല്. ആഹ്. അല്ലാ ചെടികളല്ലാതെ മറ്റു സാധനങ്ങളിൽ നിന്നും എടുക്കുന്നുണ്ടല്ലേ മരുന്ന്? ആഹ് ചെടികളല്ലാതെ പിന്നെ അനിമൽസിൽ നിന്ന് എടുക്കുന്നുണ്ട്.അനിമൽസ് എന്ന് പറയുമ്പം നമ്മുടെ കട്ടിങ് ഫിഷ് ഇല്ലേ കണവാ. കണവയിൽ നിന്ന് എടുക്കുന്ന ഒരു മരുന്നാണ് സെപ്റ്റിയ. ഉം.

അതേപോലെ അതേപോലെ വന്നിട്ട് നമ്മടെ സ്പൈഡറ് പല തരത്തിലുള്ള സ്പൈഡറ് ഓറഞ്ച് സ്പൈഡറ്, സ്പാനിഷ് സ്പൈഡറ് നമ്മുടെ കോമൺ ആയിട്ടുള്ള ഇന്ത്യൻ സ്പൈഡറ് ഇതിൽ നിന്നെല്ലാം മെഡിസിനുണ്ട്. ഇപ്പോ സ്പാനിഷിൽ നിന്നുള്ള സ്പൈഡർ നിന്ന് എടുക്കുന്ന മെഡിസിന്റെ പേരാണ് ശരന്തുള ശരന്തുള ഹിസ്സാനിക്ക എന്ന് പറയും. അതേ പോലെ ഓറഞ്ച് സ്പൈഡറിൽ നിന്നെടുക്കുന്നത് അതിന് എല്ലാത്തിനും ഓരോരോ പേരുകളുണ്ട്. മ്മ് പിന്നേ എടുക്കുന്നത് നമ്മുടേ ഇതുണ്ടല്ലോ നമ്മുടെ എന്താ ഏഹ് കോക്രോച് ഇല്ലേ? നമ്മുടെ പാറ്റ.

ഓഹ് അത് ശെരി. മ്മ് ഇപ്പൊ ഇത്രയും ഇത്രയും ഇതായിട്ട് എടുക്കുന്നത് കൊണ്ടായിരിക്കും എഫെക്റ്റീവ് ആവുന്ന റിസൾട്ട് ഒള്ളതല്ലെ?

അപ്പൊ പ്ലാന്റ്സും അനിമൽസും അല്ലാതെ വേറെയും ഇതൊക്കെ എടുക്കുന്നുണ്ടോ? വേറെ എന്തെങ്കിലും സോഴ്സ് ഒക്കെയുണ്ടോ? ആഹ് ഉണ്ട് ഉണ്ട് മിനറൽസിൽ നിന്നെടുക്കുന്നുണ്ട്. നമ്മുടെ മിനറൽസില്ലേ? ആഹ് പൊട്ടാസിയം പെര്‍മാംഗനേറ്റ് അപ്പൊ അതിൽ നിന്നൊക്കെ എടുക്കുന്ന മരുന്നാണ് കോപ്സിക്കം എന്ന് പറയുന്നത്. അങ്ങനെ പല പല മിനറൽസിൽ നിന്ന് ബൊറാക്സ് പിന്നെ വന്നിട്ട് മെക്സോള് മെർക്കുറി ഓക്സൈൻ അങ്ങനെ ഒക്കെയുള്ള സംഭവം അതിൽ നിന്ന് എടുക്കുന്നുണ്ട്. പിന്നെ വന്നിട്ട് അലുമിനാ അലുമൻ ഇതൊക്കെ വന്നിട്ട് ഇതെല്ലാം മിനറൽസിൽ നിന്ന് എടുക്കുന്ന മരുന്നുകളാണ്. അങ്ങനെ കൊറേ ഒരുപാട് മിനറൽസിൽ നിന്ന് മരുന്ന് എടുക്കുന്നുണ്ട്.

ആഹ് നമ്മടെ മരുന്നില് നമ്മുടെ പ്രാക്ടീസ് ലൈഫില് നമുക്ക് എല്ലാത്തിനും ഇമ്പോർട്ടൻസുണ്ട്. എന്ന് വെച്ചാല് നമ്മുടെ എന്താ പറയാ നമ്മുടെ ശരീരത്തിലുള്ള പാർട്സിൽ നിന്നും മെഡിസിൻസ് എടുക്കുന്നുണ്ട്.

ഏഹ് ഈ നമ്മുടെ ഏഹ് ഇപ്പൊ സിസ്റ്റം കമ്പയർ ചെയ്ത് നോക്കുമ്പോ എന്തിൽ നിന്നൊക്കെ മെഡിസിൻ എടുത്തിട്ടുണ്ടെന്ന് സത്യം പറഞ്ഞാ ആൾക്കാര് കേട്ടാ അത്ഭുത പെടും. അങ്ങനത്തെ ഒരിതാണ്. നമ്മുടെ ബോഡിയിലുള്ള നമ്മുടെ തന്നെ ഓർഗാൻസിൽ നിന്ന് എടുക്കുന്നുണ്ട് മരുന്നുകള്. അത് അത് എങ്ങനത്തെ അസുഖങ്ങൾക്കാ അതൊക്കെ എടുക്കുന്നേ?

അപ്പൊ ഈ ഏഹ് സോഴ്സസായിട്ടുള്ളതെല്ലാം നമ്മളുടെ രാജ്യത്ത് അലോ അവൈലബിളാണോ? അതോ ഇനി പുറത്തിന്ന് വരുത്തുന്ന അങ്ങനെ വല്ലതുമുണ്ടോ? ഇല്ലാ നമ്മുടെ രാജ്യത്ത് അവൈലബിളായിട്ടുള്ളത് മാത്രമല്ല പുറത്തുന്ന് വരുത്തുന്നമുണ്ട് ഒരുപാട്. കാരണം അവരിതിനുവേണ്ടി പ്രത്യേകം വളർത്തിയെടുത്ത് മരുന്ന് ഉണ്ടാക്കുന്നതുണ്ട്. ചെടികളായിരുന്നാലും, മൃഗങ്ങളായിരുന്നാലും, ഫ്ലൈസ് ആയിരുന്നാലും ഈ മെഡിസിൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടീട്ട് വേണ്ടി അവര് വളർത്താറുണ്ട്. ഈ ഫാർമസിക്കാര് വളർത്താറുണ്ട്.

അല്ല ഇവിടെ കാണപ്പെടാത്ത ചെടികളോ അല്ലെങ്കി അങ്ങനെയാണെങ്കിൽ അവരിവിടെ വളർത്തി അതിനെ ചെയ്യുമല്ലേ? ആഹ് ഇവിടെ കാണാപ്പെടാ കാണപ്പെടാത്തതോ അല്ലെങ്കി ഇവിടെ അവൈലബിൾ അല്ലാത്ത കാരണം നമുക്ക് എല്ലാ പൂക്കളും നമ്മളെടുക്കുന്ന പൂക്കളൊന്നും ഇവിടെ നിന്നുള്ള മെഡിസിൻ ഇവിടെ മാത്രമുള്ളതല്ല. അപ്പൊ അതൊക്കെ നമുക്ക് പൊറത്തിന്നും കൂടെ വരുത്തേണ്ടി വരും.ഇപ്പൊ സ്പാനിഷ് ഫ്ലൈ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അത് പോലെ ഓറഞ്ച് സ്പൈഡറ് ക്യൂബൻ സ്പൈഡറ് അങ്ങനെ ഒക്കെയുണ്ട് അപ്പൊ അതൊക്കെ നമ്മക്ക് ഇവിടെ അവൈലബിൾ അല്ലല്ലോ? അതൊക്കെ അവിടെ പോയിട്ട് അല്ലെങ്കി അവിടന്നിങ്ങോട്ട് വരുത്തി അല്ലെ നമുക്ക് ചെയ്യാൻ പറ്റൊള്ളൂ.

പിന്നെ വന്നിട്ട് എടുക്ക്ണെ എന്ന് വെച്ചാ പാമ്പുകളിൽ നിന്ന് എടുക്കും എന്ന് ഞാൻ പറഞ്ഞില്ലേ അതിന് നമ്മുടേ ഏഹ് എല്ലാ ഐറ്റം പാമ്പുകളിൽ നിന്നും എടുക്കും. കടൽ പാമ്പീന്ന് വരേ എടുക്കും. അതെടുക്കുന്നത് വളരേ ബുദ്ധിമുട്ടാണ്.ഈ പാമ്പിനെ പിടിച്ചിട്ട് അതിനെ ഒരൂ പ്ലെയിറ്റ് പോലത്തെ ഒരു സാധനത്തിൽ കൊണ്ട് വന്ന് അതിന്റെ പല്ലിൽ നിന്ന് പല്ലിൽ നിന്ന് വരുന്ന വെഷത്തിൽ നിന്നാണ് മെഡിസിൻ എടുക്കുന്നത്.

ഏഹ്ഹ് അങ്ങനെ ആഹ് പിന്നെ വന്നിട്ട് എടുക്കുന്ന മാഗ്നെറ്റിക് പവറൊക്കെ ഉണ്ടല്ലോ മാഗ്നെറ്റിക് ആയിട്ടുള്ള സംഭവങ്ങള്. മാഗ്നെറ്റിൽ നിന്നും മരുന്നുകൾ എടുക്കുന്നുണ്ട്.

ആഹ് പിന്നെ എക്സ് റേയിൽ നിന്ന് എടുക്കുന്നുണ്ട്.അതായത് എക്സ് റേയുടെ റേഡിയേഷനിൽ നിന്ന് എടുക്കുന്നുണ്ട്. പിന്നെ ആഹ് പിന്നെ ഈ അടുത്തിടക്ക് മൊബൈലിൽ നിന്നും മരുന്ന് എടുത്തെന്നും പറഞ്ഞ് ഏതോ ഒരു കമ്പനിക്കാര് അങ്ങനെ ഒക്കെ ചെയ്തപ്പൊ കോവിഡ് വന്ന സമയത്ത് നോട്ട്‌ ക്ലിയർ ചെയ്തപ്പം അവരെയൊക്കെ കളിയാക്കി കൊണ്ടുള്ള ഒക്കെയുള്ള ഒരു ന്യൂസുകളൊക്കെ ഉണ്ടായിരുന്നില്ലേ?

ആഹ് പക്ഷേ അതൊക്കെ ശെരിക്കും അവര് എടുത്തതായിരിക്കും അല്ലാതെ മനഃപൂർവ്വം ഒന്നും പറയുന്നതല്ല. എക്സ്റേയിൽ നിന്നും മാഗ്നെറ്റിൽ നിന്നും ഒക്കെ എടുക്കാം എങ്കില് പിന്നെ എന്ത് കൊണ്ട് മൊബൈലിൽ നിന്ന് എടുത്തു കൂടാ? മൊബൈൽ റേഡിയേഷനിൽ നിന്നും മരുന്നെടുക്കാം.പിന്നെ എന്തിലാണ് നമ്മുടെ സൂര്യനിൽ നിന്ന് സൺ ലൈറ്റിൽ നിന്ന് എടുക്കുന്നുണ്ട്.പിന്നെ നമ്മുടെ മൂണിൽ നിന്നും മൂൺ ലൈറ്റ് ലൂണാ എന്ന് പറയും അതിൽ നിന്നും എടുക്കുന്നുണ്ട്. അപ്പൊ ഇഷ്ടം പോലെ സംഭവങ്ങളിൽ നിന്നും മരുന്ന് എടുക്കുന്നുണ്ട്.ഇതൊന്നും ആർക്കും ഉൾകൊള്ളാൻ പറ്റൂല ഉം. അതേ അതേ നേരിട്ട് കേക്ക് കേക്കുമ്പൊ തന്നേ എനിക്ക് വളരേ അത്ഭുതമായി തോന്നുന്നു. ആഹ് അതാണ് അതാണ്. പിന്നെ വന്നിട്ട് ഏഹ് പ്രധാനമായിട്ട് എടുക്കുന്നത് എന്ന് പറയുന്നത് മിനറൽസ് ആ പിന്നെ വന്നിട്ട് അലോപ്പതി മെഡിസിൻസ് ഉണ്ടല്ലോ അലോപ്പതി മെഡിസിൻസിൽ നിന്ന് ഹോമിയോപ്പതി മരുന്നുകൾ ഉണ്ടാക്കാറുണ്ട്.

ആഹ് മറ്റേ ആസ്പ്രിനൊക്കെയുണ്ടല്ലോ. ആസ്പ്രിനിൽ നിന്നും നമ്മള് മെഡിസിൻ എടുക്കാറുണ്ട്.ആസ്പ്രിം നമ്മളുടെ പാരസെറ്റമോൾന്റെ വേറൊരു ടൈപ്പ് ഉണ്ടല്ലോ ആസ്പ്രിൻ എന്ന് പറഞിട്ട്. ആഹ് അതിൽ നിന്ന് എടുക്കാറുണ്ട്. പിന്നെ അത് പോലെ പല ക്ലോറോഫെമിറാമിന്‍ അതിൽ നിന്നും എടുക്കാറുണ്ട്. അതിനെല്ലാം ഒരോ പേരുകളുണ്ട് വേറെ വേറെ പേരുകളുണ്ട്. നമുക്കത് അറിയാൻ പറ്റും.

പിന്നെ ഇത് ഉപയോഗിക്കുന്നതും ഒരു പ്രത്യേക രീതിയിലാണ്.എല്ലാ മരുന്നുകളും നമ്മള് ഒരുപോലെയല്ല ഉപയോഗിക്കുന്നത്. ഓരോ മരുന്നിനും ഓരോ രീതിയാണ്. ഇപ്പം ആഹ് ഞാൻ പറഞ്ഞ പോലെ ഈ ഡിസീസ് പ്രോഡക്റ്റ്സിൽ നിന്നൊക്കെ എടുക്കുമെന്ന് പറഞ്ഞില്ലേ? അതായത് ഒരാളുടെ അസുഖം ഉണ്ടെങ്കിൽ ആ അസുഖത്തിൽ നിന്നൊക്കെ എടുക്കുന്ന മരുന്നുകള് അതൊക്കെ നമുക്ക് അടുപ്പിച്ച് അടുപ്പിച്ച് ഒരു പേഷ്യന്റിന് കൊടുക്കാനൊന്നും പറ്റില്ലാ. മാസത്തിൽ ഒരു ഡോസോ അതല്ലെങ്കിൽ ആറ് മാസം കൂടുമ്പോ ഒരു ഒറ്റ ഡോസ് അങ്ങനെയൊക്കെ കൊടുക്കാവൂ. അങ്ങനെയൊക്കെയുണ്ട്. റിപ്പീറ്റ് ചെയ്ത് അങ്ങനത്തെ മരുന്നുകളൊന്നും കൊടുക്കാൻ പാടില്ല. ഇപ്പൊ പ്രാക്ടീസ് വളരേ ബുദ്ധിമുട്ടാണ്.നമുക്ക് നല്ല അറിവുണ്ടെങ്കിൽ മാത്രമേ ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യാനും പറ്റുവൊള്ളൂ.

അല്ലാ ഒന്നും അറിഞ്ഞൂടാത്തോണ്ട് ഇത്രയും പറഞ്ഞ് തന്നല്ലോ.

ആഹ് അതാണ് അതാണ്.ഇനിയെന്തെങ്കിലും സംശയമുണ്ടോ?

ഞാനത് അന്ന് വാർത്തകളിലൊക്കെ കണ്ടപ്പഴേ വിചാരിച്ചു ചോദിക്കണമെന്ന് പിന്നെ സമയം കിട്ടിയില്ല വിളിക്കാന്‍ അതാ പിന്നെ ഇപ്പൊ ഓർത്തപ്പോ ചോദിച്ചേ.

അല്ലാ ഞാൻ വാർത്തയില് നേരത്തേ കണ്ടിരുന്നൂ എന്ന് ഇങ്ങനത്തെ. ഓഹ് ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളല്ലേ? ആഹ് ആഹ് ആഹ് ആഹ്. ഏഹ് ഇപ്പം ഹോമിയോ മരുന്ന് ഉപയോഗിക്കാറുണ്ടോ നിങ്ങളൊക്കേ? ആഹ് കോറോണക്ക് ശേഷം ഉപയോഗിക്കാറുണ്ട്. കൊറോണ വന്നപ്പൊ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് പിന്നെ ഇപ്പം പിന്നേം പല ആവശ്യങ്ങൾക്കും എടുക്കാറുണ്ട്.

ഓഹ് ഓഹ് എങ്ങനെ ഉണ്ട് യൂസ് ചെയ്തപ്പോ? കൊഴപ്പമില്ലാ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. പിന്നെ മറ്റത് പോലെ പെട്ടെന്ന് മാറുന്നില്ലാ എന്നേ ഒള്ളു.

പെട്ടെന്ന് മാറുന്നു അങ്ങനെ ഒന്നും ഇല്ലാ കെട്ടോ. നമ്മളിപ്പം ഏഹ് കറക്റ്റ് മെഡിസിൻ കഴിക്കാണ് എന്നുണ്ടെങ്കീ ഒരു ഏഹ് ഉടനെ തന്നേ മാറുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പൊ എനിക്കൊക്കെ അസുഖം വരുമ്പം ഞാൻ ഒരു ഡോസ് മരുന്ന് എടുത്ത് കഴിച്ചാ മതി അപ്പൊ തന്നേ അതങ്ങ് മാറും. കണ്ടിനോസ് എപ്പഴും കഴിക്കുന്നത് കൊണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നേ.

ഉം പിന്നെ കുട്ടികൾക്കൊക്കെ ഹോമിയോ മരുന്നാണോ കൊടുക്കുന്നത്? ആണ്.ഇപ്പോ അവരാണ്. അവർക്ക് കൊറച്ചു കൂടെ എഫെക്റ്റീവ് ആണെന്ന് പറയുന്നത് കൊണ്ട് ഇപ്പവർക്ക് അതാ കൊടുക്കുന്നത്. ഇപ്പൊ കുട്ടികൾക്കെന്നല്ലാ, കുട്ടികൾക്ക് മാത്രാണ് എഫെക്റ്റീവ് കുട്ടികൾക്ക് ഹോമിയോ ഭയങ്കര എഫെക്റ്റീവാ അങ്ങനെ ഒരു ധാരണ എല്ലാരുടെ അടുത്തും ഉണ്ട്.അങ്ങനെയൊന്നും അല്ലാ എല്ലാ ആൾക്കാർക്കും ഇത് കഴിക്കാം.വളരെ വളരേ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. കഴിക്കുന്നത് മാത്രമല്ല നല്ല എഫെക്റ്റീവുമാണ്.പിന്നെ ഒരുപാട് നാള് അലോപ്പതി യൂസ് ചെയ്തിട്ട് ഉള്ള ആൾക്കാർക്ക് ഇത് ചെലപ്പൊ പെട്ടെന്നൊന്നും എഫെക്റ്റീവ് ആയെന്ന് വരില്ല.

എന്നെങ്കിലും ഒരു ദിവസം നേരിട്ട് കാണുമ്പോ ഞാൻ കൊറച്ചും കൂടി ചോദിക്കാം എനിക്ക് നേരിട്ട് കാണുമ്പം.